ആ കണ്ടാരുന്നു കണ്ടോണ്ടിരിക്കുകയായിരുന്നു

അതില് രാഷ്ട്രീയപരമായിട്ട് കുറെ കാര്യ സംഭവങ്ങളൊക്കെ നടക്കാനുണ്ടല്ലോ അതെന്തൊക്കെയാ നടക്കണേ

ഇപ്പൊ ഗവർണറും ഗവൺമെന്റുമായിട്ടുള്ള ഒരു പ്രശ്നം നടക്കുന്നുണ്ട്

ഓ അപ്പൊ എന്തോ യൂണിവേഴ്സിറ്റി ചാൻസിലറിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടാരുന്നല്ലോ ആ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഒരു പാർട്ടിക്ക് അതിനുള്ള അർഹത ഇല്ലായെന്നൊക്കെ പറഞ്ഞുംകൊണ്ട് കോടതി ഹൈക്കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അതിനി സുപ്രീം കോടതി പോകുമ്പോ അവരിനിപ്പോ എല്ലാം അപ്പീലുകൊടുക്കുകയല്ലേ അപ്പീലുകൊടുക്കുമ്പോൾ സുപ്രീം കോടതി പോകും സുപ്രീം കോടതീന്ന് ചിലപ്പോൾ ഫേവർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓ അപ്പൊ ഗവർണറിനും ഇതിൽവല്ല പങ്കൊക്കെ ഉണ്ടോ ഗവർണറും ഇതിൽ ഉള്‍പ്പെടുന്നുണ്ടോ

മാർ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണെന്നാണ് തോന്നണത് ഇതൊക്കെ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ നിയമിക്കാനാണ് ഇതിനൊക്കെ ഒരു എന്നൊക്കെ പറയുന്നു വാർത്തയില് നമുക്കൊന്നും നിയമപരമായിട്ടൊന്നും അറിഞ്ഞുകൂട ഓ അങ്ങനെയാണല്ലേ അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തില് വളരെ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ

ഈ ആ ആ നടക്കുന്ന ഗവർണറിനെ കുറിച്ചുള്ള കാര്യങ്ങളെ അതില് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗവർണർ അത്യാവശ്യം ഏറി പറഞ്ഞാല് ഒരു മൂന്ന് ദിവസം ഇവിടെ കാണും ബാക്കി എല്ലാം ഡൽഹിയിലാണ് പുള്ളീടെ ജീവിതം

നമ്മളുടെ നമ്മുടെ ഏക്‌സ്‌പെൻസിലല്ലേ പുള്ളി ജീവിക്കണത്

രണ്ടുദിവസം ഇവിടെ ബാക്കി ഒരുമാസത്തില് ബാക്കി ഇരുപത്തിയെട്ട് ദിവസം അങ്ങ് ഡല്ഹിയില്

ആ അതാണ് സംഭവം അങ്ങനെ വരുമ്പോൾ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ അങ്ങേരെക്കൊണ്ട് പറ്റണില്ല ആ അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ചാൻസലർ ആ കേസിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താണ് ഇയാളുടെ അഭിപ്രായം യൂണിവേഴ്സിറ്റി ചാൻസിലർ അർഹതയുള്ളവർക്ക് കിട്ടുക ഇപ്പോ അർഹതയില്ലാത്ത ഒന്നുരണ്ടുപേര് കോടതി പോയപ്പോ അവരെയൊക്കെ തെളിയിച്ചപ്പോ പറയുന്നുണ്ട്

വേറെ വേറെ എന്തൊക്ക വാർത്തകളാണ് ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്

ഓ സുധാകരൻ ഇനീപ്പോ പിന്നെ ബിജെപി യില് പോകുന്നൂന്ന് ചെറിയൊരു ആരോപണം ഒക്കെ ഉന്നയിച്ച് അങ്ങനെ രണ്ടുമൂന്ന് പാർട്ടികളായിട്ട് പല ഫ്ലക്സ് ഒട്ടിപ്പും അങ്ങനെ ഒക്കെയായിട്ട് നടക്കുന്നുണ്ട് ഏ ഓ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലേ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് മാറി മാറി മാറി മാറി പിന്നെ ബിജെപിയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട്

അത് നമ്മുടെ സമൂഹത്തിന് വളരെ വലിയ ഇത് സംഘര്‍ഷങ്ങള്‍ സൃഷ്ടിക്കും. ആ ആഘാതങ്ങള്‍ ഏല്‍പ്പിക്കും ആ ശരിയാ ആ നമുക്ക് ഇത് എങ്ങനെ ആഘാതം ആഘാതം ആഘാതം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നൊരാള് ബിജെപിയിലോട്ട് പോകുന്നുന്ന് പറയുമ്പോൾ അതൊരാഘാതം തന്നെ കെപിസിസി പ്രസിഡന്റും ആണ് സുധാകരന്‍

അങ്ങനെയാണല്ലേ അപ്പൊ നമുക്കിതെങ്ങനെ തടയാൻ പറ്റും തടയണോങ്കി അങ്ങേര് ഇനി രാഷ്ട്രീയം

അങ്ങേരെ സസ്‌പെൻഡ് ചെയ്യുക അത്രതന്നെ

പാർട്ടീന്ന് പുറത്താക്കുക അല്ലാതെ വേറൊന്നുമില്ല ഓ ഓ വേറാരെങ്കിലും ഇങ്ങനെയുള്ള തിരിമറികൾ ചെയ്യുന്നതായിട്ട് വല്ല അറിവുണ്ടോ

വേറെ പിന്നെ ഈ പിന്നെ വേറെ പിന്നെ വേറെ നമ്മടെ ഈ ഈ ആർഎസ്എസ്സിലെ നമ്മളെ ഈ സംസ്ഥാന പ്രസിഡൻറ്റ് ആർഎസ്എസ്സല്ല ബിജെപി യുടെ സംസ്ഥാന പ്രസിഡൻറ്റ് സുധാ പിന്നെ ഇവൻ പിന്നെ നമ്മടെ പിന്നെ

ആ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രേം നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.

കേട്ടോ ഓക്കെ സുരേന്ദ്രന്റെ കാര്യം പിന്നെ പറയാം